ഇജ്ജ് പണ്ട് എന്നാ കെറ്റിയത്? ഞാൻ പണ്ട് ഞാൻ കഴിഞ്ഞകൊല്ലം ഒക്കെ കളിച്ചയാണ് എത്ര മാസം ആയിട്ടുണ്ടാകും ഇപ്പൊ? കളിച്ചിട്ടോ അത് ഒരു ആഹ് ഒരു മൂന്ന് നാല് മൂന്ന് മാസം ആയിട്ടുണ്ടാകും എങ്ങനെ ഉണ്ടായിരുന്നു experience ഒക്കെ കുഴപ്പം ഇല്ല പിന്നെ പോയി അങ്ങനൊക്കെ എന്തെ നിർത്താൻ കാരണം?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

നന്ദി നമസ്‌കാരം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

Sports നമുക്കറിയാം sports ഇന് ഒരുപാട് അത് നല്ല വശങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദൂഷ്യ വശങ്ങളും ഉണ്ട്. അപ്പൊ sports ഇനെ കുറിച്ചിട്ടു നമുക്ക് ആകമാനത്തില്‍ ഒന്ന് ചര്‍ച്ച ചെയ്യാം. സഹദിനു sports ഇനെ കുറിച്ചിട്ടു എന്താണ് പറയാനുള്ളത്? പറ സജാദ്, എന്താണ് വര്‍ത്താനം. സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇവിടെ സുഖമാണ്. സജാദ് പറഞ്ഞ വിഷയം കലയെ പറ്റിയാണ്. കല എന്നുള്ളത് ഇന്ന് ലോകത്ത് വ്യാപിച്ചു നടന്നു കൊണ്ടിരിക്കുന്ന ഒരു വാസ്തവമായ കാര്യമാണ് കല എന്നുള്ളത്. കല ദൈവം പല മനുഷ്യന്മാര്‍ക്ക് കൊടുക്കുന്നതാണല്ലോ കലകള്‍. കല മാത്രമല്ല, ദൈവം ഒരു മനുഷ്യനെ പടച്ച സമയത്ത് ഒരു പാട് കഴിവുകള്‍ ആ മനുഷ്യന് കൊടുത്തതിനു ശേഷം മാത്രമാണ് അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന് ദൈവം ഒരുപാട് കഴിവുകള്‍ കൊടുത്തിട്ടുണ്ട്. ചെല ആളുകള്‍ക്ക് പാട്ടുപാടാനും, ചെല ആളുകള്‍ക്ക് എഴുതാനും, ചെല ആളുകള്‍ക്ക് വായിക്കാനും, ചെല ആളുകള്‍ക്ക് football കളിക്കാനും അതുപോലെ തന്നെ cricket കളിക്കാനും ചെല ആളുകള്‍ക്ക് വായനയില്‍ ഉള്‍പ്പെടാനും, അങ്ങനെ തുടങ്ങി ഒരു പാട് കഴിവുകള്‍ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് സജാദ് പറഞ്ഞ ഒരു വാസ്തവമായ ഒരു കാര്യമാണ് കല എന്നുള്ളത്. കല എന്നുപറഞ്ഞാല്‍ മനുഷ്യ ശരീരത്തിനെ ഏറ്റവും അത്യാവശ്യവും, ആവശ്യവുമായ കാര്യമാണ് കല. കല എന്ന് പറഞ്ഞാല്‍ മനുഷ്യശരീരത്തിലുള്ള അവയവങ്ങള്‍ ശരീരം ആഹ് പുഷ്ടിപ്പെടുത്താനും, അതുപോലെ തന്നെ ശരീരത്തിന്‍റെ അവയവങ്ങള്‍ നന്നാക്കാനും കൂടി വേണ്ടിയാണ് കല. ഏതൊരു കുട്ടിയും, ഏതൊരു വിദ്യാര്‍ത്ഥിയും കലയോട് കൂടുതല്‍ കൂടുതല്‍ ബന്ധപ്പെടുമ്പോള്‍ അവന്‍റെ ശരീരം മാത്രമല്ല, ഒരുപാട് ഒരുപാട് ഗുണങ്ങള്‍ കലയിലുണ്ട്. അത് പോലെ തന്നെ ഒരുപാടു ദോഷങ്ങളും കലയിലുണ്ട്. കല എന്ന് പറയുമ്പോള്‍ കലയെ പറ്റി സംബന്ധിച്ചു സജാദ് ചോദിച്ചത് പോലെ

Sports ഇന്‍റെ നല്ലവശങ്ങള്‍ എന്നുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല്‍ ഞാന് പടിപടിയായിട്ട് sports ഇന്‍റെ ഒരുപാട് നല്ല വശങ്ങളെ കുറിച്ച് ചര്‍ച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുകയാണ്. Sports ഇന്‍റെ നല്ലവശങ്ങള്‍ എന്താണെന്ന് ചോദിച്ചാല്‍ നമ്മക്കറിയാം ലോകത്ത് പ്രശസ്തി ആര്‍ജ്ജിച്ച പല sports കായിക ഇനങ്ങളും ഉണ്ട്.

അതിന്‍റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാം അതില്‍ ഏര്‍പ്പെടുമ്പോള്‍ നമ്മുടെ മനസിനുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങള്‍ നമുക്കറിയാം ഒരു മനുഷ്യന് ഏറ്റവും പ്രാധാന്യം അവന്‍റെ അല്ലെങ്കില്‍ അവന്‍ ജീവിക്കുന്ന സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് അവന്‍റെ മനസിന്‌ സന്തോഷമുണ്ടാക്കി അവന്‍റെ മനസിനെ സമാധാനമുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ നമുക്കറിയാം ഈ sports പോലത്തെ കായികവിനോദകാര്യങ്ങളില്‍ മനുഷ്യനേര്‍പ്പെടുമ്പോള്‍ തന്നെ അവന്‍റെ മനസ്സിന് വല്ലാത്ത സമാധാനവും അവന്‍റെ മനസിനു വല്ലാത്ത ആനന്ദവും ലഭിക്കുന്നു. ഇത്തരത്തില്‍ മാനസിക പിരിമുറുക്കങ്ങളില്ലാതെ മനുഷ്യന്‍റെ ആനന്ദകരമായ ജീവിതത്തിനു സഹായകരമാകുന്ന ഒരവസ്ഥയാണ് യാഥാര്‍ത്ഥത്തില്‍ sports കായികം കൊണ്ട് ഒരു ഉപകാരം. അതുപോലെ അടുത്ത മറ്റൊരു ഉപകാരം എന്ന് വച്ചാല്‍ ആരോഗ്യകരമായിട്ട് ഒരുപാട് ഉപകാരങ്ങള്‍ എന്തിനു ഉണ്ട്. ഈ sports ഇനുണ്ട്. നമുക്കറിയാം നമ്മള്‍ പല രോ പല രോഗങ്ങള്‍ മുഖേന doctor മാരെ സമീപിക്കുമ്പോള്‍ cholestrol പല രോഗങ്ങളും ആയി doctor മാരെ സമീപിക്കുമ്പോള്‍ doctor മാര്‍ നമ്മോടു നിര്‍ദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. യോഗ ചെയ്യാന്‍ പറയും. Daily രാവിലെ എണ്ണീച്ചു നടക്കാന്‍ പറയുന്നു. അത്തരത്തില്‍ ഉള്ള പല കാര്യങ്ങളും doctor മാര്‍ നമ്മളോട് നിര്‍ദ്ദേശിക്കുന്നുണ്ട്‌. ഇതൊക്കെ യഥാര്‍ത്ഥത്തില്‍ കാരണമാകുന്നത് എന്താണെന്ന് ചോദിച്ചാല്‍ ഇത്തരത്തില്‍ നമ്മള് ആരോഗ്യകരമായ പല പ്രശ്നങ്ങളും നേരിടുമ്പോള്‍ യഥാര്‍ത്ഥത്തില്‍ അവര്‍ sports ഉമായി ബന്ധപ്പെടുന്നവരാണെങ്കില്‍ sport sports ഉമായി

അതിനെ കുറിച്ച് കേട്ടിട്ടും, കണ്ടിട്ടുമുണ്ടാകും. അപ്പൊ football കൊണ്ട് കായിക വിനോദമായ football കൊണ്ട് ആരോഗ്യത്തിനു ഒരുപാട് ഗുണങ്ങള്‍ കിട്ടുന്നില്ലേ? എന്താണ് സഹദിനു അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാന്‍ ഉള്ളത്? അതെ, സജാദ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം, ഈ football എന്ന് പറയുമ്പം, ഈ കായികം എന്ന് പറയുമ്പോ ഇന്നേ ലോകത്തുള്ള എല്ലാ വിദ്യാര്‍ത്ഥികളും കായികത്തിനോട് താല്പര്യമുള്ള

പരിക്കില്‍ നിന്നും ഒഴിവാകുകയും ചെയ്യാറുണ്ട്. ചെല കുട്ടികള്‍ അതോടു കൂടെ തന്‍റെ ജീവിതത്തില്‍ നിന്ന് കളി എന്ന ചിന്താഗതി തന്നെ ഒഴിവാക്കുന്ന വിദ്യാര്‍ത്ഥികളാണ് ഇന്ന് നമ്മുടെ ലോകത്ത് നടന്നു കൊണ്ടിരിക്കുന്നത്. സജാദ് പറഞ്ഞത് പോലെ ഇതിനു ഒരുപാട് ഗുണങ്ങളുണ്ടേ. ഏതൊരു രോഗിയായി കിടക്കുന്ന ഒരു വിദ്യാര്‍ത്ഥി അല്ലെങ്കില്‍ ഒരു മനുഷ്യന്‍ doctor എ സമീപിക്കാന്‍ പോകുന്ന സമയത്ത് doctor ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പണ്ട് blood test ഒക്കെ എടുക്കുന്ന സമയത്ത് pressure കൂടുമ്പോഴും, sugar കൂടുമ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങള് എന്തിന്‍റെ സജാദ് പറഞ്ഞത് പോലെ വ്യായാമത്തിന്‍റെ കുറവുണ്ട്. യോഗ ചെയ്യണം. അല്ലെങ്കി രാവിലെ നടക്കാന്‍ പോകണം. ഇതൊക്കെ നല്ല ഗുണങ്ങളാണ്. ഈ ഗുണങ്ങള് മാത്രമല്ല, ഇതിനു ഒരുപാട് ദൂഷ്യങ്ങളും ഇതില് കളികളിലൂടെ ഉണ്ട്. കാരണം ഏതൊരു കുട്ടിയും കളിക്കുന്ന സമയത്ത് ആര്‍ഭാടമായി കളിക്കുമ്പോ ഒരു പാട് കുട്ടികള്‍ക്ക് നമ്മുടെ അറിവില്‍ തന്നെ ഒരുപാട് കുട്ടികള്‍ക്ക് അതില്‍ പരിക്ക് പറ്റുകയും, അതിന്‍റെ ഒരു പാട് ദൂഷ്യങ്ങള്‍ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികള്‍ ഉണ്ട്. ചെല കുട്ടികള്‍ ഇന്നത് മാത്രമല്ല, ഇന്നത്തെ യുഗം എന്ന് പറഞ്ഞാല് കളിയോട് മാത്രമല്ല ഇന്ന് phone ഇനോടും addict ആയിരിക്കുന്ന ഒരു കാലഘട്ട കാലഘട്ടത്തിലാണ് ഞാനും, സജാദ് പോലത്തെ ആളുകളും ഒക്കെ ജീവിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവര്‍ക്കും അറിയാം കാരണം, ഇന്ന് കലയെക്കാള്‍ കൂടുതല്‍ ജനങ്ങളും, അതുപോലെ തന്നെ വിദ്യാര്‍ത്ഥികളും ഇഷ്ടപ്പെടുന്നത് phone ഇലൂടെയാണ്. കാരണം ഇന്ന് ഏതൊരു മനുഷ്യനും കലയും അതുപോലെ തന്നെ നമ്മടെ ജീവിതശൈലിയായി മാറികൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്.

ഇന്ന് വളര്‍ന്നു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെസ്സിയെ പോലോത്തെ, റൊണാള്‍ഡോയെ പോലോത്തെ അങ്ങനെ തുടങ്ങി ഒരുപാട് താരങ്ങളാണ് ഇന്ന് ലോകത്ത് തിളങ്ങി കൊണ്ടിരിക്കുന്നത്. അതില് ഒരുപാട് fans ഉകളും വിദ്യാര്‍ത്ഥികളായ കുട്ടികള്‍

തീര്‍ച്ചയായും സഹദ് പറഞ്ഞത് പോലെ football ഇന് അല്ലെങ്കില്‍ മറ്റു കായിക വിനോദങ്ങള്‍ ഉള്ള് കായികവിനോദങ്ങള്‍ക്കും ഒരുപാട് ദൂഷ്യവശങ്ങള്‍ ഉണ്ട്. ദൂഷ്യവശങ്ങള്‍ ഏതൊക്കെയാ എന്ന് ചോദിച്ചാല് നമ്മള് നല്ല വശങ്ങളെ കുറിച്ചിട്ടു ഒരു രണ്ടുമൂന്നു point വച്ച് സംസാരിച്ചു. അതിനു ഇന്ന കാരണ ഒക്കെ ഉപകാരമാണ്. മാനസിക് പിരിമുറുക്കങ്ങള്‍ ഇല്ലാതാക്കാനും, ആരോഗ്യകരമായ പല കാര്യങ്ങള്‍ക്കും കായിക വിനോദങ്ങള്‍ ഉപകാരമായി പ്പെടുന്നു എന്നാണ് സംസാരിച്ചേ. ഇനി അതിന്‍റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കില്‍ അതിന്‍റെ ഒരു ദൂഷ്യവശം എന്തെന്ന് ചോദിച്ചാല് പ്രത്യേകിച്ച് കായിക വിനോദങ്ങളില്‍ വരുന്ന ദൂഷ്യ വശങ്ങള്‍ തന്‍റെ നല്ല സമയങ്ങള്‍ അഥവാ താന്‍ പഠിക്കേണ്ട മറ്റു പല സമയങ്ങളും, നഷ്ടപ്പെടുത്തി അവര്‍ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു. അതുപോലെ തന്നെ സഹദ് പറഞ്ഞത് പോലെ അവര്‍ തന്‍റെ ആരോഗ്യം, അല്ലെങ്കില്‍ തന്‍റെ ശരീരം ശ്രദ്ധിക്കാതെ വരെ ചിലപ്പോള്‍ അവര്‍ ഇതില്‍ ഇടപഴകുന്ന സമയം വരെ ഉണ്ടാകാറുണ്ട്. അത്തരത്തില്‍ ഉള്ള ദൂഷ്യവശങ്ങള്‍ ഇതില് ഉണ്ട്. സഹദിനു താങ്കള്‍ ഇപ്പോള്‍ മെസ്സിയെകുറിച്ചും ഏർ ക്രിസ്റ്റ്യാനോയെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പ football ആണോ, താങ്കള്‍ക്ക് ഏറ്റവും ഇഷ്ടമുള്ള താങ്കള്‍ ശ്രദ്ധിക്കപ്പെട്ട ഒരു കായികവിനോദം ഏതാണ്? ആഹ് എനിക്ക് ഇഷ്ടപ്പെട്ട

ഒരു വിദ്യാർത്ഥി നല്ല രീതിയിൽ hockey പോലോത്ത

ഈ shuttle എന്ന് പറഞ്ഞാല്‍ രണ്ടു കൈ കൊണ്ട് തട്ടുക എന്ന് മാത്ര രണ്ടു കൈകളെ കൊണ്ട് തട്ടുമ്പോള്‍ നമ്മടെ രണ്ടു കൈയിന്‍റെ balance ആണ് നമ്മള് ഇളക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം മുഴുവനും ഇളകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ shuttle എന്ന് പറയുന്നത്

ആളുകള്‍ക്കാണെങ്കിലും over പരിക്ക് പറ്റാതെയും, ഏതു സമയത്തും കളിക്കുന്ന കളിയാണ് ഈ shuttle കാരണം ഒരു കുട്ടി ഒരു കുട്ടിയുടെ കൈയുമേ തട്ടുകയും, കൈയിന്‍റെ എല്ല് പൊട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടു കൊണ്ടിരിക്കുന്നത്. കാരണം, ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാ അങ്ങനെയാണ്. കാരണം, പണ്ടത്തെ കാലമല്ല ഇന്ന് പണ്ട് എന്ന് പറഞ്ഞാല്‍ natural ആയ food ഉകള്‍ കഴിക്കുകയും, ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലത്ത് fast വരുന്ന കാലമാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ദൂഷ്യങ്ങള്‍ ഈ കളികള്‍ക്കുണ്ട്. അതുപോലെ തന്നെ ഗുണങ്ങളും ഉണ്ട്. കാരണം, ഒറ്റയടിക്ക് സജാദ് പറഞ്ഞത് പോലെ ഒറ്റയടിക്ക് അതിനെ ആക്ഷേപിക്കുന്നതല്ല. കാരണം, ഇതിനു രണ്ടു വശങ്ങളുണ്ട്. ഗുണവും ഉണ്ട്. ദോഷവും ഉണ്ട്. ഈ പറഞ്ഞത് പോലെ ഞാന്‍ മുമ്പ് പറഞ്ഞത് പോലെ ഒരു doctor ഉടെ അടുത്ത് നമ്മള് ഒരു രോഗി ചെന്ന് കഴിഞ്ഞാല്‍ രോഗിയായി പോയി കഴിഞ്ഞാല്‍ ആദ്യ doctor ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം cholesterol ഓ, pressure ഓ, sugar ഓ അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും ഒന്ന് കൂടിക്കഴിഞ്ഞാല്‍ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചെല ആളുകള്‍ക്ക് ശരീര പ്രകൃതി കാണുമ്പോള്‍ തന്നെ doctors ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങള് വ്യായാമം ചെയ്യലുണ്ടോ? അല്ലെങ്കില്‍ നിങ്ങള്‍ നടക്കാന്‍ പോകലുണ്ടോ? കാരണം, ഈ രാവിലെ നടക്കുക എന്നുള്ളത് ശരീരത്തിന്‍റെ ഏറ്റവും വേണ്ട ആവശ്യമായ naturally ഒരു വസ്തുതയാണ് ഈ രാവിലെ നടക്കാന്‍ പോക്ക്. അതുപോലെ തന്നെയാണ് ഇപ്പൊ സജാദ് പറഞ്ഞ ഈ വസ്തുത. കാരണം,

അപ്പോള്‍ കായിക വിനോദങ്ങള്‍ക്ക് യഥാര്‍ത്ഥത്തില്‍ ഗുണങ്ങളും, ദോഷങ്ങളും ഉണ്ടെന്നു നാം സംസാരിച്ചു. അതുപോലെ തന്നെ കായിക വിനോദങ്ങളുടെ നല്ല കാര്യങ്ങളും നാം സംസാരിച്ചു. അപ്പം നമുക്കറിയാം എനിക്ക് കായിക വിനോദങ്ങളില്‍ ഏറ്റവും ഇഷ്ടപ്പെട്ട കായികവിനോദമാണ് football. കാരണം, ലോകം ശ്രദ്ധ പിടിച്ചു പറ്റിയ football ഇനോളം ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റൊരു കായിക വിനോദം ഇല്ലാ എന്ന് തന്നെയാണ് എന്‍റെ അഭിപ്രായം. Football ഇന് ഒരുപാട് ആരോഗ്യകരമായ കാര്യങ്ങളും അതിന്‍റേതല്ലാത്ത മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മള് ചര്‍ച്ച ചെയ്തു. ഇനി അതില്‍ കൂടുതല്‍ സംസാരിക്കാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരവസരത്തില്‍ ഞാന്‍ കൂടുതല്‍ സംസാരിക്കാന്‍ ആഗ്രഹിക്കുന്നു. അപ്പൊ sports ഇനെ കുറിച്ചിട്ടു നമുക്കറിയാം. sports എന്നുള്ളത് ഒര football ഇല്‍ ഒതുങ്ങി നില്‍ക്കുന്നതോ അല്ലെങ്കില്‍ ഒരു cricket ഇല്‍ മാത്രം ഒതുങ്ങി നില്‍ക്കുന്നതോ, അല്ലെങ്കില്‍ ഒരു മറ്റു shuttle ഇലോ, tennis ഇലോ മാത്രം ഒതുങ്ങി നില്‍ക്കുന്ന ഒരു കാര്യമല്ല. അതിലുപരി അതെനേക്കാള്‍ കൂടുതല്‍ കാര്യങ്ങളിലേക്ക് ഒതുങ്ങി നില്‍ക്കുന്ന ഒരു കാര്യമാണ് യഥാര്‍ത്ഥത്തില്‍ എന്തു ചെയ്യും എന്നുള്ളത്. Football അല്ലാ കായികവിനോദം മറ്റു പല കായിക വിനോദങ്ങളും അതിനു പ്രധാനമായി പല മേഖലകളും അര്‍ഹിക്കുന്നുണ്ട്. നമുക്കറിയാം കായിക വിനോദങ്ങളില്‍ ശ്രദ്ധ പിടിച്ചു പറ്റിയ വേദികളാണ് world cup പോലോത്ത ശ്രദ്ധ പിടിച്ചു പറ്റിയ വേദികള്‍. Football പോലോത്ത കയികവിനോദങ്ങളില്‍ പിടിച്ചു പറ്റിയ

പിടിച്ചു പറ്റിയ മറ്റു കായികവിനോദങ്ങള്‍ കായിക വേദികള്‍ ഉണ്ടാവില്ല. അപ്പൊ നമ്മക്ക് ഇനി sports ഇല്‍ നിന്നും football ഇനെ കുറിച്ചും മറ്റു cricket ഇനെ കുറിച്ചും tennis ഇനെ കുറിച്ചും മറ്റു പല കായിക വിനോദങ്ങളെ കുറിച്ചും, പല കായിക വിനോദങ്ങളെ കുറിച്ചും ചര്‍ച്ച ചെയ്യാനാണ് ഞാന്‍ ഇനി ആഗ്രഹിക്കുന്നത്. Football ഇനെ കുറിച്ച് ചര്‍ച്ച ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതല്‍ ആഗ്രഹം. കാരണം എനിക്ക് ഏറ്റവും കൂടുതല്‍ അറിയുന്നതും എനിക്ക് ഏറ്റവും കൂടുതല്‍ താല്പര്യമുള്ള വിഷയവുമാണ് football എന്നുള്ളത്. Football എന്നുള്ളത് യഥാര്‍ത്ഥത്തില്‍ ഇംഗ്ലണ്ടില്‍ കണ്ടുപിടിക്കപ്പെട്ട ഒരു കായിക വിനോദമാണ് football എന്നുള്ളത്. ആദ്യകാലത്ത് അതിന്‍റെ തുടക്കകാലഘട്ടങ്ങളില്‍ പല രാജ്യങ്ങളും അതിനു തിളങ്ങാന്‍ കഴിഞ്ഞില്ലെങ്കിലും യഥാര്‍ത്ഥത്തില്‍ അത് കണ്ടുപിടിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട്. ആ ഇംഗ്ലണ്ടിനു പോലും തിളങ്ങാന്‍ കഴിഞ്ഞില്ല. പില്‍ക്കാലത്ത് അതിന്‍റെ

hello ആ

ഞാൻ നാട്ടില്ണ്ട്

നമുക്ക് ഒരു കുറേ ആയില്ലേ ഇപ്പൊ ഒരു trip ഒക്കെ പോയിട്ട്, അപ്പൊ അതിനു വേണ്ടിട്ട് plan ഉണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ വിളിക്കണം എന്ന് കരുതി ഇരികേർന്നു.

planning നല്ലതാണ് അതിനെ ഓ ഓ over planning ഒന്നും വേണ്ട. ഈ രണ്ടുദിവസത്തിന്റെയുള്ളില് എവിടെങ്കിലും തട്ടി കൂട്ടി പെട്ടെന്ന് വിട്ടാലോ എന്ന് ആലോചിച്ച്. ഞാൻ ready ആണ്. ചെക്കെന്മാരെ ഒക്കെ ready ചെക്കന്മാരെ ഒക്കെ നമ്മക്ക് എന്തേലും ഒക്കെ കാട്ടി ready ആക്കാം. ഇപ്പൊ പോവാൻ വണ്ടി വേണം. വണ്ടി നമ്മുക്ക് rent നു എടുക്കാം നമ്മൾ എപ്പോഴും എങ്ങനേലും.